ആ ഇത് ഷംനാഥാണ് എന്താ അൻ്റെ വർത്താനോ

എങ്ങനെ പോകുന്നു എല്ലാ എന്താ നമ്മടെ നാ നാട്ടിലെക്കെന്താ വർത്താനൊ

ഇപ്പൊ ലോകക്കപ്പല്ലെ ആ ഞാൻ ചോയിക്കണന്ന് വിചാരിക്കുന്നു ആ ഞമ്മളെ അർജന്റീന എന്തായാലും ജയിക്കും ആ അത് വേറെ നാട്ടിലെന്താ അങ്ങനെ പോകുന്നു ഭയങ്കര ആരവാണ് ആ

അത് വേറെ കാര്യം അതല്ല ലോകക്കപ്പൊക്കെ എങ്ങനെ കാണണ് നാട്ടിലൊക്കെപ്പെങ്ങനെ എന്താ അവസ്ഥ

നാട്ടിലൊക്കെ പ്രൊ പ്രൊജക്റ്ററ് വെച്ച് കാണുന്നുണ്ട് ഞങ്ങള് വേറെ ക്ലബ്ബില് ടീവീം വെച്ച് വേറീം കാണുന്നുണ്ട് ആ അതല്ല ആ വളരെ ഭയങ്കര രസായിട്ടിങ്ങനെ പോകുന്നു അതല്ല എന്താണ് ഈ ഈ ഫുഡ്ബോളിൻ്റെക്കെ തുടക്കം എവിടുന്നാണ് കാൽപ്പന്തിൻ്റെക്കെ കാൽപ്പന്തിൻ്റെ തുടക്കം എനിക്ക് തോന്നുന്നു ബ്രസീൽലാണ് ആ അതല്ല ഇത് ഒരു ഒരു ഒരു ഒരു കളി കളിക്കുമ്പോൾ എത്രാൾക്കാര്ണ്ടാവും ഞാൻ കൊറച്ച് ഡൗട്ടേള് തി തീർക്കാനാ അന്നെ വുളിച്ചത് ഓ പതിനൊന്ന് പേര് കളിക്കാരാ പതിനൊന്ന് പേര് വരെ കളിക്കും ലെ ആ അതല്ല എത്ര എത്ര ഏ രാജ്യങ്ങളാണ് ഇതിന് വേണ്ടി തയ്യാറായി ഈ ഈ ഇതെങ്ങനെയാണ് ഇതിന് പറ്റുന്ന

മുപ്പത്രണ്ട് രാജ്യങ്ങൾ അപ്പൊ അത് കൊണ്ടാണ് ആ ഈ അപ്പൊ അയിൽ പെട്ടതാണ് ഈ യ അർജന്റീനയും ബ്രസിലൊക്കെ അയിൽ പെട്ടതാ രാജ്യങ്ങൾ ആ അപ്പോ രണ്ട് കൂടി ആ ബ്രസീലോക്കെ അതിൽ പെട്ടതാണ് ആ പിന്നെ ഇ ഇങ്ങനെ ആയ് ഇങ്ങനെ അഷ്‌ലെ നിന്റെ അയിപ്രായത്തിൽ ഇപ്പൊ ആര് ജയിക്കും ന്നാണ്

ഇന്റൊരു അഭിപ്രായത്തിൽ ഒറപ്പല്ലേ ബ്രസീൽ വിവ ബ്രസീൽ വിവാ

ആ ഞങ്ങളിവിടെ എല്ലാവരും ബ്രസീൽ ആരാധകരാണ് അതാണ് പിന്നെ അതല്ല എന്തായാലൂ മെസിയൂ നെയ്‌മറൊക്കെ ഇണ്ടലോ ആ അയിന്ന് ഒരാൾ ജയിക്കും ന്ന് ഒറപ്പാണ് അത് ഞങ്ങടെ മെസ്സിന്റെ ആവാന സാധ്യത

ഞങ്ങളെ നെയ്‌മർ പിന്നെ വെറുതെ നോക്കിക്കാൻ എറങ്ങിണലല്ലോ അതും ശരിയാണ് ഇന്നാലും കഴിഞ്ഞ കളി ഞാൻ കണ്ട നോകീട്ട് പഴേ കളിയൊന്നല്ല ഇപ്പൊ കോ ഇപ്പൊ ഓരോ രാജ്യങ്ങളും ഒളികണത് അർജന്റീന ആ അതല്ലെ ഞാൻ ല്ല അതന്നെ ഒക്ക ആ

ആ രണ്ടേ പൂജ്യത്തിന് ജയിച്ച കളി അർജന്റീന ഫസ്റ്റ് ത്തെ ഹാൾഫും ഒര് എഴുവത് മിനുറ്റ് വരെ വളരെ മോശം പ്രകടനേര്ന്നു ഒര അറ്റാകിങ്‌ പോലുണ്ടായിരുന്നില്ല പിന്നെ ആണ് പെട്ടന്ന് ഗോൾ വന്നത്

ആരാ ഇത് ചെയ്യാ അതെ ഈ കൂടുതൽ ഉയർന്ന് നിൽക്കുന്ന ഏഹ് രാജ്യങ്ങൾ വരെ ചെറിയ രാജ്യങ്ങൾ മുന്നിൽ കുബിട്ട് താഴുന്നൊരു അവസ്ഥേലാണ് ഇപ്പൊ ഓരോ കളിയും പോവുന്നതേ ഇപ്പൊ കഴിഞ്ഞ കളി നോക്കാണെങ്കിൽ

ഇപ്പൊ ജെർമനിനെ ജപ്പാൻ തോല്പിച്ചപ്പോ ലെ ഞാൻ വിജാരിചീന്നത് ആ ഇന്നലെ മൊറോക്കോ ബെൽജിയത്തിനിം പൊട്ടിച്ച് ഇന്നലെ ബെൽജിയത്തിനിം പൊട്ടിച്ചിട്ട് മൊറോക്കോ അതൊക്കെ ഇപ്പൊ അതാണ് കളി ആ ഓരോ രീതിയിലുള്ള ഏഹ് എന്താ പറയാ ഇതക്കൊരു മാന്ത്രിക മായാജാലെന്ന് പറയാ ഈ പാ കായിക ഏഹ് കാൽപന്ത് കളിയൊക്കെ

ഈ കാ ആ ഈ എല്ലാ ഇ ഇതിലിപ്പോ ഒര് ടീം ഇനീപ്പോ അഥവാ കിട്ട്ണ ഈ ബ്രസിലല്ലേ ബ്രസീൽ പൊട്ടിയ ഇപ്പൊ ഏത് ട്ടീമായിട്ടാ നിക്കൽ എന്താണ്

ഇന്നാലും കൊറച്ച് ട്ടീമുകൾ ബ്രസീൽ തോൽ ബ്രസീൽ തോൽകൂലെന്ന് ഒറപ്പാണ് പിന്നെ എന്തിനാ പിന്നെ എന്തിനാപ്പോ തോൽക്കിണേനെ കുറിച്ച് ചർച്ച ചെയിണ് ആ ആ ഒരറപ്പ് ഞങ്ങക്ക് ഇണ്ട്

ആ അപ്പൊ അത് പിന്നെ എന്താ നമ്മൾ ഫാൻസിന്റെ പേരും പറഞ്ഞ് നടക്കിണെ പിന്നെ ഫാൻസ്‌ പറഞ്ഞ് നടക്കിണെന്തിനാ

ഉം അതല്ല ഞാനേ ഇപ്പൊ ഈ നമ്മുടെ എന്ത് ഏഹ് ഈ ഒര് വേറെ കളികളൊക്കെ ഇല്ലേ ഈ ഇങ്ങളെ ന്നിട്ട് ഇങ്ങളെ അർജന്റീനൻ്റെ പാടെന്താ ഈ കാൽപന്ത് കളിയല്ലാത്ത കളികളൊക്കെ അപ്പൊ ഇതിനൊന്നും ഇത്ര കൂടുതൽ ആരവം ഈ നാട്ടിൽ കാണുന്നില്ല ആ അയിന്റൊരു പശ്ചാത്തലം എന്താണ്

പശ്ചാത്തലം കാരണം ഇപ്പത്തെ കുട്ടികളൊക്കെ കൂടുതൽ ഏഹ് ആകർഷിക്കുന്നത് ഫുട്‍ബോളിമേ ആണ് കാരണം ഫുട്ബോൾ പറഞ്ഞാൽ ഓരോര്ത്തരെ ജീവിതായി മാറീക്കുണു ഇപ്പൊ മലപ്പുറം മലപ്പുറം പറഞ്ഞ തന്നെ ഫുട്ബാളിമേല്ലേ അറിയപ്പട്ണെ